ഹലോ

എന്തൊക്കെപ്പ നല്ല സുഖാണു മോനേ ഇനികവെടെയോ ആ ഞമ്മക്ക് കോഴപ്പോന്നുമില്ല അമ്മള് സുഖായിരിക്കുണു ഇപ്പോ എന്താ നാട്ടില് എന്തൊക്കെയാ വിശേഷങ്ങള് അറിയുണ്ടോ ഇജ്ജ്

ആ ഇബടെ നാട്ടിലൊര് ക്ലബ് പുതിയ തുടങ്ങീണ്ടു ഫൈവ് സ്റ്റാറ് ഫൈവ് സ്റ്റാർ സ്പോർട്സ് ആന്റ് ആർട്സ് ക്ലബ്

ഫുൾ അയിന്റെ ഉള്ളിലാണ് വേൾഡ് കപ്പല്ലേ അതിന്റെ പരിപാടി ആയിട്ട് ഇങ്ങനെ നീങ്ങികൊണ്ടിരിക്കുവാ ഇപ്പോ

വേൾഡ് കപ്പ് ഇപ്പോ നമ്മള്ക്ക് ഡൌട്ട് ഇണ്ട് വോൾഡ് കപ്പ് നടക്കണത് കേരളത്തിലാണോന്നു വരെ അനക്ക് ഡൌട്ട് ആയി തുടങ്ങീയ്ക്ക്ണു ഇപ്പോ ആ അതാണ് ഞമ്മളെ ഫാൻസിന്റെ പവറു പറഞ്ഞാല് ആ ശെരിയാണ് കേരളീയര് അങ്ങട് ഏറ്റെടുത്തിരിക്കാണു മുഴുവനയ്ക്കും

അതാണ് ഇപ്രാവശ്യം ആര് കപ്പെടുക്കും എനനുള്ളതാണ് എന്റെ ഇത് ഞമ്മളെതില് ബെൽജിയം കപ്പെടുക്കും

ഞമ്മളെ ടീമു തന്നെയാണ് ബെൽജിയം

ആ എന്നാ ബെസ്റ്റ് ഇപ്പോ എടുത്താ എടുത്തെ തന്നെ

അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കപ്പടിക്കാനുളള ഇന്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ ഇങ്ങള് എടുക്കാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തൊക്കെ ഉണ്ടാകും പക്ഷേ എടുക്കൂല ഇങ്ങേടുക്കാനെ ഇങ്ങള്ക്ക് ഒരു ഭാഗ്യം ഇല്ല

എത്ര വലിയ കൊമ്പൻ മാരുണ്ടായാലും അതിനും വലിയ കൊമ്പൻമാരായ അർജന്റീന ടീമ് ഞങ്ങളുടേത് അവിടെ ഉണ്ടാകുമ്പോ പിന്നെ എങ്ങനാണ് ഇങ്ങള് എടുക്കുന്നത്

അർജന്റീന അർജന്റീന നല്ല ടീമൊക്കെ തന്നാണ് പക്ഷേ അർജന്റീന നല്ല ടീമൊക്കെ തന്നാണ് മുപ്പത്താറ് തോൽവി അറിയാത്ത കളികളാണ് ഞങ്ങള് വരുന്നത് തോൽവി അറിയാതെ മുപ്പത്താറ് കളികളാണ് ഞങ്ങള് വരുന്നത് അപ്പോ ഞങ്ങളെ ആ ഒരു ഇതൊന്നു ഞങ്ങളെ ആ ഒരു ആ ലവലൊന്ന് ഇങ്ങള് മനസ്സിലാക്കണം

മുപ്പത്താറൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഒരു ടീം വേണ്ടേ അതാണ് ബെൽജിയം ഈ പ്രാവശ്യം വേൾഡ് കപ്പില് അയിനു ഞങ്ങളെ ഫസ്റ്റ് കളി ഇങ്ങളെ ഒപ്പമൊന്നുമല്ല ഞങ്ങൾക്ക് മുപ്പത്തി ഏഴാകും മുപ്പത്തി എട്ടാകും ഞമ്മക്ക് തോൽവി ഒരു വിഷയമല്ല ഞങ്ങള് ഇങ്ങനെ ജയിച്ചു കൊണ്ടേയിരിക്കും

വിചാരം പക്ഷേ അങ്ങനെ അല്ല ഈപ്രാവശ്യം ഇതില് നടക്കാ ഇപ്പോ ഖത്തറിത്തെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാ അത് ബെൽജിയത്തിനുള്ളതാണ് . അത് കൃത്യമായിട്ട് ഒരു ഫുട്ബോൾ വീക്ഷികെണ നിരീക്ഷികണ മനസ്സിലാകും നിരീക്ഷകര് അങ്ങനെ പറയും പക്ഷേ അമ്മള് പ്രവചനങ്ങൾക്ക് അതീതമായിട്ടാണ് എപ്പോളും കാര്യങ്ങള് നടക്കല് ങ്ഹേ പ്രവചനങ്ങളല്ലേ അതൊക്കെ അവിടെ നിക്കട്ടെ ആ അത് തന്നെയാ പറഞ്ഞത് അത് തന്നെയാ ഞങ്ങള് പറഞ്ഞത് ഞങ്ങള് ഈ പ്രാവശ്യം കപ്പടിക്കും എന്ന് അർജന്റീന കപ്പടിക്കും ന്നു അർജന്റീന അരജന്റീനയും ബ്രസീലൊന്നും കപ്പടിക്കാനുള്ള യാതൊരു വിധ ചാൻസും ഇവടെ കാണുന്നില്ല മെസ്സിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണ് മെസ്സി ഇപ്രാവശ്യം എടുക്കാനാണ് കൂടുതൽ ചാൻസ് എടാ ഈ കോർടോയിസ് ന്നു കെട്ടിടുണ്ടോ കോർടോയിസ്. ലോകോത്തര ഗോളിയാണ് നമ്പർ വൺ ഗോളി ആ വലേക്കൊന്നും അങ്ങട് കേറൂല ഞങ്ങളെ മെസ്സിക്കുള്ള പവറു ഞങ്ങളെ മെസ്സിന്റെ ഷോട്ട് മെസ്സി ഒക്കെ എന്തു ഷോട്ട അടിച്ചിരിക്കുന്നേ അത് വളഞ്ഞു പുളഞ്ഞങ്ങട്

മെസ്സിന്റെ ഷോട്ട് ഒക്കെ വളഞ്ഞു പുളഞ്ഞു പുറത്തു പോകും ചങ്ങായി മെസ്സിന്റെ ഷോട്ട് ഒക്കെ തേടുത്ത് പരിചയമുള്ള ആളാണ് മെസ്സി ഒക്കെ വളരെ അധികം കോൺഫിഡൻസോടെ മെസ്സി ഒരു കാര്യം മനസ്സിലാക്കണം മെസ്സിന്റെ അവസാനത്തെ വേൾഡ് കപ്പാണ് ന്നു മെസ്സി പറയണം എന്നുണ്ടെങ്കില് ങ്ഹേ വേൾഡ് കപ്പാണ് എന്ന് പറയണം എന്നുണ്ടെങ്കില് അത്രേം കോൺഫിഡൻസോടെയാ മെസ്സി വന്നിട്ടുണ്ടാകാ മനസ്സിലായോ ഇപ്പൊ റേയിലൊക്കെ ഉണ്ടല്ലോ രായിലെനെതിരെ ഭാഷ കളിക്കുമ്പോ മൂന്നു സീസൺ ആയിട്ട് മെസ്സി ഉണ്ടാകുന്ന സമയത്ത് ഗോളി ടീമാ പക്ഷേ അങ്ങനല്ല ഞങ്ങള് പറഞ്ഞില്ലേ മെസ്സി മെസ്സി ഇത് ലാസ്റ്റ് വേൾഡ് കപ്പാണ് ന്നു പറയുന്നുണ്ടെങ്കിലും അതേ അത്രേം കോൺഫിഡൻസോടെയാണ് അവൻ വരുന്നത് . അപ്പോ അതിന്റേതായ കളി അവിടെ നടത്തിയിരിക്കും അതിന്റേതായ പ്രാക്ടീസ് കഴിഞ്ഞു വരുന്നോണ്ടു കപ്പ് ഇങ്ങട് പോരൂന്നാണ് ഞങ്ങളെ ഒരു വിലയിരുത്തല് ഞങ്ങടെ ഫാൻസിന്റെ ഒരു ഇത് ആ തന്നെ തന്നെ ലാസ്റ്റ് വേൾഡ് കപ്പ് കുറെക്കാലായി രണ്ടായിരത്തി

വേറെ ഇപ്പോ മോനേ ഇപ്പോ ഫുൾ കട്ട് ഔട്ട് അല്ലേ കട്ട് ഔട്ട് ആണ് മെയിന് ഇവിടെ . ഇവിടെ മത്സരം കട്ട് ഔട്ട്

കളിച്ചു കളിച്ചിട്ട് തന്നെ എടുക്കും കണ്ടോ ങ്ഹാ കളിച്ചിട്ട് തന്നെ എടുക്കണം അല്ലാതെ കട്ട് ഔട്ട് വച്ച് ന്നു വച്ച് കപ്പെടുത്ത് കൈയ്യില് തരോന്നുമില്ല

സിമ്പിളാക്കി എടുതോണ്ട് പൊക്കും വമ്പൻമാരിൽ നിന്നു പൊക്കി നിന്ന ഞങ്ങൾക്ക് ഈ പൊട്ടന്മാരിൽ നിന്നു പൊക്കാൻ അത്ര പണിയൊന്നുമില്ല ങ്ഹാ പറഞ്ഞിരുന്നു

വേറെ എന്തൊക്കെയാ വേറെ കാര്യയിട്ട് വിശേഷങ്ങളൊന്നുമില്ലല്ലോ

എന്നാ നമുക്കെ വേൾഡ് കപ്പേ ആരാ എടുക്കണെന്ന് നോക്കീട്ടെ അതിനു ശേഷം വിളിക്കാം. ഫൈനലിന് ശേഷം വിളിക്കാം കപ്പെടുത്തേന് ശേഷം

എന്നാ ശെരി

ഓ കെ ഓ കെ എന്തു